ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ

സുഖായിട്ടിരിക്ക്ണല്ലേ ഇപ്പം വിദ്യാർത്ഥിയല്ലെ

ഞാൻ തിരുവനന്തപുരം പാൽപിരിയിലാ പഠിക്കുന്നെ

എ അതെ ഞാൻ ഓട്ടത്തിനും മറ്റൊക്കെ ധാരാളം സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ഇണ്ടല്ലേ അപ്പൊ ഈ കായിക താരങ്ങളേം വളരെ ഇഷ്ട്ടായിരിക്കോലോ

അതെ എനിക്ക് ഏറ്റോം കൂടുതൽ ഇഷ്ട്ടം പി ട്ടി ഉശേം ഷെയ്‌നി വിൽ‌സണെ ആണ് ആണല്ലേ അത് ഓട്ടത്തിനൊരുപാട് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയത് തന്നെ പി ട്ടി ഉഷയെ ഒരുപാട് ഇഷ്ട്ടാമായിരിക്കോലോ അപ്പൊ ഈ കായികം എന്ന് പരീമ്പോ തന്നെ താങ്കൾ ഒരു വിദ്യാർത്ഥി കൂടി ആണ് എന്ന് പറഞ്ഞതോണ്ട്

തീർച്ചായിട്ടും നിങ്ങള്ടെ വിദ്യാലായത്തിൽ ഈ കായികത്തിനായിട്ട് ഒര് പ്രേതെക താല്പര്യം കാണിക്കാറുണ്ടോ?

നിങ്ങൾ ഒഴിവ് സമയങ്ങളിലൊക്കെ കായികത്തിൽ ഏർപ്പെടാറുണ്ടോ

അത്യാവിശ്യാണ് കാണാം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്ണ്ടാകാ അത് കൊണ്ട്‌ കായിക വിനോതങ്ങൾ പറഞ്ഞ് പറയുന്നത് ഒഴിച്ച് കൂടാനാവാത്ത ഒരു ഘടകമാണ് അതെ ലെ തീർച്ചായിട്ടും കാരണം എഹ് വിദ്യാർത്ഥികള്ടെ ശാരീരികമായ വളർച്ചക്കും കായിക വിനോദങ്ങൾ ഒരു ചൂടാണത്തോട് കാര്യം തന്നെയാണ്

ഉം ഈ വളർന്ന് കൊണ്ടിരിക്കുന്ന വിദ്യാർഥികള്ടെ ശരീരഘടനയൊക്കെ പുഷ്ട്ടിപെടുത്താൻ വേണ്ടീട്ടും കായിക വിനോദങ്ങൾ അത്യാവിശ്യാണ് ഇത് കൂടാതെ താങ്കൾ കായികത്തെ പറ്റിട്ട് മറ്റെന്തെങ്കിലും അറിയോ

ഏഹ് സ്വാമിവിവേകാനന്ദം തന്നെ പറഞ്ഞിട്ടുണ്ടാലോ തീരമായ മനസും ഉരിക്കിന്റെ പെശയമുള്ള യുവാക്കളെയാണ് പാവി കാലത്തിന് ആവശ്യേമെന്ന് അതിലെന്നെ നമ്മുക്ക് മനസിലാക്കാലോ കായികം എത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണെന്ന് അതെ അതെ തീർച്ചായിട്ടും അതുപോലെന്നെ കുട്ടികൾടെ ഈ ആ സാമൂഹിക ബോധം ഇന്നത്തെ കുട്ടികൾക്ക് സാമൂഹിക ബോധം ഒരുപാട് ഉള്ളതായിട്ട് തോന്നീട്ടുണ്ടോ അ ആ അവർക്ക് അത്യാവശ്യം സാമൂഹിക ബോധമൊക്കെ ഉണ്ട് ഉണ്ട് അപ്പൊ ഈ കായികോം ഒര് ഒര് പ തരത്തിൽ പറഞ്ഞ കായികോം ഈ സാമൂഹിക ബോധമൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടീട്ട് സഹായിക്കുന്നുണ്ട്

അത് പോലെ അച്ചടക്കം മത്സര ബുദ്ധി ആത്മവിശ്വാസം ഇതൊക്കെ രൂപീകരിക്കാനും കായികം വളരെ അത്യവിശ്യാണ് ല്ലേ

അതെ അപ്പൊ ആഹ് നിങ്ങടെ ഏഹ് പഠിക്ക്ണ വിദ്യാലയത്തിൽ ഇത് ഇത്തരത്തിലുള്ള കായിക മത്സരങ്ങളൊക്കെ ഏഹ് വരാറുണ്ടോ? ആ ഏഹ് വിദ്യാലയത്തിൽ അവര് ഏഹ് ഇതുപോലുള്ള കായി കായികങ്ങളെല്ലാം ഏഹ് കൊണ്ട് വരുന്നുണ്ട് കൊണ്ട് വരുന്നുണ്ടല്ലേ അപ്പൊ താങ്കൾക്ക് ഈ കായികത്തെ പറ്റി പറയ്മ്പോ താങ്കൾക്ക് ഏറ്റോം ഓർമയുള്ള ഒര് ഒരവസരം പറയോ?

ഇപ്പൊ താങ്കൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞലോ അപ്പൊ ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ എത്തേൽ വെച്ചിട്ടാണ് അങ്ങനൊരു ഓർമ പങ്കിടാൻ പറ്റോ? ഏഹ് ഞാൻ പറഞ്ഞാലോ കുട്ടികാലം മുതലെ കായികത്തിനൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പൊ ഏഹ് ഏ ഏറ്റോം കൂടുതലെനിക്ക് ഓർക്കാൻ പറ്റുന്നതും എന്റെ കുട്ടിക്കാലത്തുള്ള ഏഹ് മത്സരങ്ങളൊക്കെയാണ്

അതെ ലെ അപ്പൊ ഈ അതായത് ഈ പറയുന്ന ഓട്ടം ചട്ടം അതോ അതിൽ കവിഞ്ഞ് വേറെന്തെങ്കിലും മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി പങ്കെടുത്തിട്ടുണ്ടോ?

അങ്ങനെയൊന്നും പോയിട്ടില്ല അല്ലാതെ വിദ്യാലയ തലത്തിൽ തന്നെള്ള മത്സരങ്ങളിലാണല്ലേ കിട്ടിയിട്ടുള്ളെ അതെ ല്ലേ അപ്പം ആ ഈ പറഞ്ഞ കണക്ക് ഒര്കണക്കിന്ന് പറഞ്ഞ് കഴിഞ്ഞ നമ്മടെ ഏഹ് പഠന രീതിയെ കായികം ഏഹ് വളരെ അധികം

ഏഹ് പ്രലോപനങ്ങൾ ചലത്തുന്നുണ്ടല്ലേ പഠനത്തെ ആതെ ഇന്നത്തെ കാലത്ത് പഠിച്ച് ഒരുപാട് ക്ഷീണിച്ച് വന്ന വിദ്യാർത്ഥികൾ പോലും അവര് വിനോദത്തിന് വേണ്ടി കായികത്തിലാണ് എറണ്ടണ്

അപ്പൊ ഇന്നത്തെ കാലത്ത് ഇവിടെ കാൽപന്തിലൊക്കെ മത്സരങ്ങൾ നടക്കുവാണല്ലേ ഇപ്പൊ നമ്മുക്കറിയാം ആ നമ്മൾ കടന്ന് ചെന്ന വഴികളിലും എല്ലാം കായികത്തിന്റെ പ്രാധാന്യത്തെ പറ്റിട്ട് നമ്മുക്ക് മനസിലാവും വന്ന് കഴിഞ്ഞ തന്നെ

അപ്പം ഒര് കണക്കിന്ന് നോക്കി കഴിഞ്ഞ നിരന്തരമായി ഒരു പദന പഠനത്തിനിടയിൽ കുട്ടികൾക്ക് വിശ്രമിക്കാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണ് ഈ കായികം ന്ന് നമ്മുക്ക് പറയാം അപ്പൊ അതുവഴി അവരുടെ ബുദ്ധിയും ആ ഉണർവൊക്കെ മെച്ചപ്പെടും അല്ലെ ഉം അതെ അതെ അപ്പൊ ആ ഒരു ബുദ്ധിക്ക് ഉണർവേകി കാര്യാ ക്ഷമതെയൊക്കെ കൂട്ടാൻ വേണ്ടീട്ട് നമ്മടെ കായികം വളരെ അനിവാര്യമാണ് തീർച്ചയായും തീർച്ചയായും

അതെ അപ്പൊ ഇത്രേം നേരം സംസാരിച്ചതിന് വളരെ നന്ദി